നമസ്ക്കാരം ദലക്സ് .

വേറെ അങ്ങനെയൊന്നുമില്ല. അവിടെ എന്തൊക്കെയുണ്ട് ? സുഖമാണോ ?

ഓ ..... എങ്ങനെയുണ്ട് ? എങ്ങനെ, പഠിപ്പും കാര്യങ്ങളുമൊക്കെ എങ്ങനെ പോകുന്നു ? പഠിത്തമൊക്കെ നന്നായി തന്നെ പോകുന്നു ഇപ്പോൾ. നമ്മുടെ ലോകകപ്പ് നടക്കുന്ന കാരണം കലാലയമാകെ ലോകകപ്പ് ആവേശത്തിലാണ്. അവിടെയോ ? ആഹ് ..... ഇവിടെയും ഭയങ്കരമായ ലോകകപ്പ് ആവേശങ്ങളും കായികമായിട്ടിപ്പോൾ മെസ്സി , അർജൻറ്റീന , നെയ്മർ , ബ്രസീൽ എന്ന ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളുമായിട്ട് വളരെ രസകരമായിട്ട് പോകുന്നിപ്പോൾ . അല്ലെങ്കിലും ലോകകപ്പ് വരുമ്പോൾ എന്നും ആരവങ്ങളും ആഘോഷങ്ങളും തന്നെ ആയിരിക്കുമല്ലോ? അതേ... പിന്നെ നാലുവർഷത്തിൽ മാത്രമാണല്ലോ ഒരു ലോകകപ്പ് വരുന്നത്. അപ്പോൾ ക്രിക്കറ്റ് ആയാലും കാൽപ്പന്ത് കളിയായാലും എന്താണേലും ലോകകപ്പിൻ്റെ ഒരാവേശം വേറെ തന്നെയാണ്. കാരണം , നാല് വർഷങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ രണ്ടു മാ... ഒരു മാസത്തോളം നമ്മൾ നവമാധ്യമങ്ങളുടെ മുന്നിൽ മാത്രം ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ കളികളും കാര്യങ്ങളും കണ്ട് , വളരെ .., ഒരു ആഘോഷരാവ് തന്നെയാണ് ഈ ലോകകപ്പ് കാലഘട്ടം. അതേ... ശരിയാണ്. അല്ലെങ്കിലും എന്നും കായികം നമുക്ക് ആവേശം പകരുന്ന ഒരിനമാണ്. നമ്മളെ എല്ലാവരെയും ആവേശത്തിലാക്കി നമുക്കെല്ലാവർക്കും ആ ഒരു.., എന്താ പറയാ രക്തച്ചൊരിച്ചിൽ എന്ന പറയാൻ പറ്റില്ല. രോമാഞ്ചവും രക്തത്തിളപ്പും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണല്ലോ ലോകകപ്പ് കാലഘട്ടം.

അതുകാരണം, എനിക്ക് തോന്നുന്നു കലാലയങ്ങളിൽ മാത്രമല്ല നാട്ടുപ്രദേശങ്ങളിലും എല്ലായിടത്തും സംഘടനകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു ലോകകപ്പ് ആവേശത്തിൽ തന്നെ മുന്നോട്ടു പോയ്കൊണ്ടിരിക്കുകയാണ്.

ശരിയാണ് . ശരിയാണ് . ഇപ്പോൾ, ഇങ്ങോട്ട് ഞങ്ങ... എൻ്റെ നാട്ടുപ്രദേശങ്ങളിൽ എല്ലാം ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എല്ലാ റോഡുകളിൽ ആണെങ്കിലും വഴിനീളെ ഏ .. ഏ ... തോരണങ്ങളും കൊടികളും എല്ലാം നിറച്ചു ആരാധകർ അവരവരുടെ രാജ്യങ്ങളെ പിന്തുണക്കാനുള്ള ഓരോരോ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രായഭേദ ലിംഗഭേദമന്യേയാണ് ഇപ്പോൾ എല്ലാവരും എല്ലാ പരിപാടികൾക്കും ഇറങ്ങുന്നത്. താങ്കൾ ഏത് രാജ്യത്തെയാണ് ഈ ലോകകപ്പിൽ പിന്തുണക്കുന്നത് ? ഞാൻ , എന്റെ ഏറ്റവും ഇഷ്ട്ടപെട്ട രാജ്യംന്ന് പറയുന്നത് ബ്രസീൽ ആണ് . അപ്പോൾ കാലങ്ങളായി ബ്രസീലിനെ തന്നെയാണ് ഞാൻ പിന്തുണയ്ക്കുന്നത്.

ബ്രസീലാണല്ലോ ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയ രാജ്യവും. അപ്പോൾ നമ്മ ശത്രുക്കളായി വരും. ഞാൻ പിന്തുണക്കുന്നത് അർജന്റീനയെ ആണ് . ഇപ്രാവശ്യം മെസ്സിയും പിള്ളേരും കപ്പടി ... ഏ ...... ലോകകപ്പുയർത്തുമെന്നാണ് ഞാൻ പറയുന്നത്. ഏയ് ... എനിക്ക് തോന്നുന്നില്ല . മെസ്സിയും പിള്ളേരും ലോകകപ്പ് അടിക്കില്ല. ലോകകപ്പുള്ളത് ., ലോകകപ്പുള്ളത് അത് ബ്രസീലിനാണ് . അഞ്ചു തവണ അടിച്ചു എന്ന് പറഞ്ഞു മാത്രം ഇതാക്കുന്ന ബ്രസീലിൻ്റെ ഒരു ടീ... ബ്രസീലുണ്ട് നല്ല കളികൾ കളിക്കുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ . പക്ഷേ , ഇപ്രാവശ്യത്തെ ഒരു കണക്കുകളും കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ കാളി അർജെൻറ്റീന തോറ്റു എന്നിരിക്കെ തന്നെ ഞാൻ പറയുന്നു, ഇപ്രാവശ്യം അർജെൻറ്റീന കപ്പ്.., മ്മ്.... ലോകകപ്പുയർത്തുമെന്നാണ് . എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നിയേക്കുന്നത് അവരുടെ കളി എന്നും ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച്....

പതിനൊന്നുപേരും, പതിനൊന്നുപേരും അവിടെ വ്യക്തമായി കളിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് . കാരണം, ഇപ്പോൾ മെസ്സി ആയിക്കോട്ടെ, ഡി പോൾ ആയിക്കോട്ടെ , ഡി മെറി ആയി ... ഡി മെറി ആയിക്കോട്ടെ എല്ലാവരും . ഇപ്പോൾ മെസ്സി എന്നൊരാളെ കേന്ദ്രീകരിച്ചാണ് കളി നടക്കുന്നതെങ്കിലും മൊത്തത്തിൽ അർജെൻറ്റീനയിലെ എല്ലാ പതിനൊന്നു കളിക്കാരും ഒരേ മനസ്സ് കൊണ്ട് കളിച്ചത് കൊണ്ടാണ് കോപ്പ അമേരിക്ക പോലുള്ള കിരീടങ്ങൾ നേടിയിരിക്കുന്നത്. കോപ്പ അമേരിക്കയുടെ കാര്യം പറയണ്ട. കാരണം ബ്രസീലും കോപ്പ അമേരിക്ക കുറെ ഉയർത്തിയിട്ടുണ്ട്. അത് വേറെ കാര്യം. അത് വേറെ ഒരു ചരിത്രം. കഴിഞ്ഞ ലോകക...... ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ലോകക ... കോപ്പ അമേരിക്ക ബ്രസീലിനെ തകർത്തു കൊണ്ട് തന്നെയാണ് അർജെൻറ്റീനാ.. അത് ബ്രസീലിനു പറ്റിയ കുഞ്ഞു കുഞ്ഞു പിഴവുകളാണല്ലോ. പക്ഷേ

ഒരു രാജ്യമാവുമ്പോൾ ആ രാജ്യത്തിൻറെ കളിക്കാർക്കെല്ലാം ചെറിയ ചെറിയ പിഴവുകൾ സംഭവിക്കും . ആ പിഴവുകളിൽ നിന്ന് അതിനെ ഒരു വിജയമാക്കാൻ അർജെൻറ്റീനക്ക് സാധിച്ചു.

പക്ഷേ അത് ലോകകപ്പിൽ സംഭവിക്കും, തനിയാവർത്തനം നടക്കും എന്നെനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. തനിയാവർത്തനം നടക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പളും അവകാശപ്പെടുന്നത്. കാരണം

ഒരിക്കലും ഒരിക്കലുമില്ല. ബാ... ബാക് ... ബാക്കി പതി... ഒരിക്കലുമില്ല. ഒരാളെ പൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി പത്ത് പ്ലേയേഴ്സ്‌ ഉം അവിടെ മ്മ്മ് കാല്പന്തുകളോട് നൃത്തമാടി കൊണ്ടിരിക്കും. ഒരിക്കലും ഒരു, ഒരു കളിക്കാരനെ പൂട്ടിയെന്നു വെച്ച് അർജെൻറ്റീനാ എന്നൊരു രാജ്യം ഒരിക്കലും അവിടെ തോൽക്കാൻ പോവുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഇത്തവണയും ജയിക്കാൻ അല്ലെങ്കിൽ കപ്പുയർത്താൻ അർഹർ എന്ന് പറയുന്നത് ബ്രസീൽ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ വല്യ വല്യ ടീമുകൾ ജയിക്കാതെ ഒരു കുഞ്ഞൻ ടീം ജയിക്കണം.

അതവർക്കും അവരുടെ രാജ്യത്തിനും അവരുടെ കളിക്കാർക്കുമെല്ലാം ആവേശം പകരുന്നൊരു വിജയമായിരിക്കും. അതെ. അത് ശരിക്കും അത് നല്ലൊരു ആശയമാണ് .

അതെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഭാരതം എന്നൊരു രാജ്യം ഈ ലോകകപ്പിൽ നമ്മുടെ, വളരെയൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരു വികാരം കൊണ്ട് വരുന്നൊരു സാധനമാണ്. വിക്... അതെ ഒരു വികാരം നൽകുന്ന സാധനമാണ്. ശരിയാണ് ശരിയാണ്. അതുണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നമുക്ക് നിർത്താം. ഭാരതം ലോകകപ്പ് കളിക്കുന്ന അല്ലെങ്കിൽ കപ്പടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ലോകകപ്പ് കളിക്കുന്ന ഒരു ദിവസത്തിനു വേണ്ടി നമ്മളെല്ലാവരും ഓരോ ഭാരതീയനും ഒന്നടങ്കം ആഗ്രഹിച്ചു കൊണ്ടാണ് നിക്കുന്നത്. അപ്പൊ ഓരോ ലോകകപ്പും നമ്മൾ ഇത് തന്നെ ആഗ്രഹിച്ചു കൊണ്ടാണ് മുൻപോട്ടു പോകുന്നത് . അപ്പോൾ , പിന്നെ വേറെന്തൊക്കെയാണ്? നിർത്താം നമുക്ക് ?